Hello നമസ്കാരം. ഞാനിന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ഏർ നമ്മക്കെല്ലാവരെയും ന അറിയാവുന്ന നമ്മളെയെല്ലാവരെയും ഭയപ്പെടുത്തിയിരുന്ന അഹ് ലോകത്താകമാനം വ്യാപിച്ചു കൊണ്ടിരുന്ന

ഏർ അത് പൂർണമായി മാറിയിട്ടില്ല എന്ന് തന്നെ വേണം ഏർ നമുക്ക് ഈ സാഹചര്യത്തിലും പറയാൻ വേണ്ടീട്ട് ഇത് ഏർ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഏർ ഉൽ വ്യ ഉൽ ഉൽഭവിച്ചത്. ഏർ ഇത് ഏർ ചൈനയിലെ വുഹാൻ എന്ന അഹ് സ്ഥലത്ത് നിന്നാണ് ഉൽഭവിച്ചത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഏർ corona virus മൂലം നമുക്ക് അഹ് എല്ലാവർക്കും ഏർ ലോകത്താകമാനം തന്നെ വളരെ അധികം ബുദ്ധിമുട്ടൊ ആണ് നമുക്കുണ്ടായിട്ടുള്ളത് വളരെ അധികം നാശനഷ്ടങ്ങളും അഹ് നമുക്ക് ഏർ പുറത്തിറങ്ങാൻ പറ്റാത്ത പോലും അഹ് അവസ്ഥകളാണ് ഉണ്ടായിട്ടുള്ളത് മാത്രമല്ല നമ്മുടെ വീട്ടിലുള്ളവരെ തന്നെ നമ്മുക്ക് അഹ് കാണാൻ പറ്റാതെയും ഒന്ന് ഇടപെഴകാൻ പറ്റാതെയും സംസാരിക്കാതെയും ഒക്കെ നമ്മൾ ആഹ് കുറേ അധികം ദിവസം നമ്മൾ ഒറ്റപ്പെട്ടുപോയൊരു

വിദേശത്തുള്ള പ്രവാസികൾക്ക് നാട്ടിലെത്താൻ കഴിയാതെയും ഏർ ജോലിയെല്ലാം നഷ്ട്ടപ്പെട്ട് അഹ് ഒറ്റക്ക് താമസിക്കുന്നവരെയും പല അധികം നമ്മൾ അഹ് ബുദ്ധിമുട്ടുകൾ ഈ കാലത്ത് നമ്മൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് നമുക്കൊന്ന് വീട്ടിൽ നിന്ന് ഒരു കാരണവശാലും പുറത്തിറങ്ങാൻ പറ്റാതെയും ഒക്കെ ഈ സാഹചര്യത്തിൽ നമ്മൾ ആഹ് അനുഭവിച്ച് കൊണ്ടിരുന്നത്. ആഹ് പിന്നെ ഏർ ഈ രോഗം ഏർ corona virus ഏർ നമ്മളെല്ലാവരെയും തന്നെ അതിതീക്ഷ് തീക്ഷ്ണമായാണ് ഏർ ബാധിച്ചിരുന്നത് ഇതിൻറെ ഏർ ലക്ഷണമെന്തെന്ന് വെച്ചാൽ ഏർ രോഗബാധിതരിൽ ആദ്യം തന്നെ കാണപ്പെടുന്നത് അഹ് പനി ചുമ ശ്വാസംമുട്ടൽ ഏർ തൊണ്ടവേദന എന്നീ ലക്ഷണങ്ങളാണ് ഉണ്ടായിരുന്നത് ഏർ മാത്രമല്ല ഏർ രുചിയോ മണമോ ഒന്നും തന്നെ നമുക്ക് ഏർ അറിയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഈ corona virus ബാധിച്ചവർക്ക് ഉണ്ടായിരുന്നത്. ഏർ കൂടെക്കൂടെ മാത്രമല്ല അ ജനനിരക്ക് മരണനിരക്ക് വളരെ അധികം ഏർ വ്യാപിച്ചു കൊണ്ടിരുന്നു ഈ മഹാമാരിയുടെ ഏർ കാലഘട്ടത്തില് ഇത് pneumonia ക്കും ബഹു അവയസ്തംഭത്തിനും കാരണമായെന്നും നിലവിൽ ഇതിന് നിർദിഷ്ട anti viral ചികിത്സ ഇല്ല ഈ രോഗത്തിന് ഒരു ശതമാനം മുതൽ നാല് ശതമാനം വരെ മരണനിരക്ക് ഏർ കണക്കാക്കുന്നു രോഗബാധിതരുടെ പ്രായമനുസരിച്ച് മരണ നിരക്ക് പതിനഞ്ചു ശതമാനം വരെയായിരുന്നു രോഗ ലക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ചികിത്സ പരിചരണം പരീക്ഷണാത്മക

ഇതിലുൾപ്പെടുന്ന clinical criteria ൽ പെട്ടെന്നുണ്ടാകുന്ന അഹ് പനിയും ചുമയും അല്ലെങ്കിൽ പനി ചുമ പൊതുക്ഷീണം തലവേദന പേശിവേദന തൊണ്ടവേദന നാസാവഹത്തിലെ വീക്കം ശ്വാസംമുട്ടൽ ഛർദ്ദി വയറിളക്കം മാനസികവസ്ഥയ്ക്കുള്ള മാറ്റങ്ങൾ എന്നിവയിൽ ഏതെങ്കിലും മൂന്ന് ലക്ഷണങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നു

ആരോഗ്യ മേഖലയുമായ് ബന്ധപ്പെട്ട ഇടങ്ങളിൽ രോഗലക്ഷണങ്ങളിൽ ഉണ്ടാകുന്ന പതിനാല് ദിവസങ്ങൾക്ക് മുമ്പുള്ള താമസം എന്നിവ ഉൾപ്പെടുന്നു പിന്നെയുള്ളത് ഏർ വളരെ തീവ്രവും ആഹ് acute വുമായ ശ്വാസകോശ രോഗങ്ങൾ ഉയർന്ന ശാരീരിക താപനിലയും ചുമയും ലക്ഷണങ്ങൾ ഉണ്ടാകുന്നതിന് പത്ത് ദിവസങ്ങൾക്ക് മുമ്പ് വരികയും ആശുപത്രി വാസം അഹ് നിർബന്ധമാവുകയും ചെയ്ത് ചെയ്യും ഏർ സാധ്യത ഉള്ള COVIDcase ഏർ രോഗലക്ഷണങ്ങൾ ഉണ്ടായിരിക്കുകയും COVID സ്ഥിരീകരിച്ചതോ സംശയാസ്പദമായ വ്യക്തിയുമായി സമ്പർക്കമുണ്ടായിരിക്കുകയോ ഒരു cluster ൽ ഒരാൾക്കെങ്കിലും സ്ഥിതീകരിച്ച ഇടവുമായ് ബന്ധമുണ്ടായിരിക്കുകയോ ചെയ്യൽ ഏർ COVID ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്ന ഔരാസ്യ ഔരസാശ്യേ x -ray അല്ലെങ്കിൽ ultra sound അല്ലെങ്കിൽ CTscan തെളിവുണ്ടായിരിക്കുകയോ ചെയ്യുന്നു മറ്റു യാതൊരു കാരണവുമില്ലാതെ പെട്ടെന്ന് രുചിയോ ഏർ അതേപോലെ തന്നെ മണമോ തിരിച്ചറിയാനാകാതെ ഏർ വരുന്നതും ഈ COVID മഹാമാരിയുടെ ഒരു ലക്ഷണമാണ് ആഹ് മറ്റുരീതിയിൽ

മുണ്ടായിരിക്കുകയോ ഒരു clust ൽ ഒരാൾക്കെങ്കിലും സ്ഥിതീകരിച്ചവരുമായ് ബന്ധം ഉണ്ടായിരിക്കുകയോ ചെയ്തിരുന്നു ഏർ ഇതിന്റെ ഏർ പ്രകടമായ രോഗലക്ഷണങ്ങൾ എന്തെന്ന് വെച്ചാൽ ഏർ പനി രോഗം ബാധിച്ചവർക്ക് പനിയുണ്ടാവുക അതേ പോലെ തന്നെ ഏർ വരണ്ട ചുമ ജലദോഷം മണവും രുചിയും നഷ്ടമാവൽ എന്നിവയെല്ലാം ഇതിന്റെ ഏർ ലക്ഷണങ്ങളായിരുന്നു ഏർ ലോകാരോഗ്യ സംഘടനയുടെ നയപ്രകാരം ഒന്ന് മുതൽ പതിനാല് ദിവസം വരെ in cubation കാലമായി കണക്കാക്കപ്പെടുന്നു ഇടത്തരം incubation അഞ്ചു മുതൽ ആറ് ദിവസമാണ് ഒരു പഠനത്തിൽ incubation കാലയളവ് ഇരുവത്തേഴ് ദിവസം വരെ നീണ്ടു നിൽക്കുന്ന അപൂർവതയും കണ്ടെത്തിയിട്ടുണ്ട് ലോകം സ്ഥിതീകരിച്ച case കളിന്മേൽ ലോകാരോഗ്യ സംഘടനയുടെ അവലോകനത്തിൽ ഇനി പറയുന്ന സാധാരണ ലക്ഷണങ്ങളും സൂചിപ്പിച്ചിരുന്നു പനി വരണ്ട ചുമ ക്ഷീണം കഫോല്പാദനം ശ്വാസംമുട്ടൽ തൊണ്ടവേദന അല്ലെങ്കിൽ ആർത്ര ജിയ ആഹ് അല്ലെങ്കിൽ ചർദി അഹ് രക്തം ചുമക്കുക virus ശരീരത്തിൽ എത്തിയ ആൾക്കാരിൽ ഏർ കൂടുതലായും ഇത് ഏർ കണ്ട് വന്നിരുന്നു ഏർ സാധ്യതയുള്ള COVID

ഏർ harvard medical school ലെ ഗവേഷകർ ഏർ കണ്ടെത്തി ഗന്ധം അറിയാൻ സഹായിക്കുന്ന മൂക്കിനുള്ളിലെ സംവേദ കോശങ്ങൾക്ക് താങ്ങായ് നിൽക്കുന്ന ചില കോശങ്ങളെ COVIDninteen virus ബാധിക്കുന്നു എന്നതായിരുന്നു ഏർ കണ്ടെത്തിയിരുന്നത് മൂക്കിൽ നിന്നും മസ്തിഷ്കത്തിലേക്ക് ഗന്ധ സന്ദേശങ്ങൾ കൈമാറുന്നതിന് ഇത്തരം സഹായ കോശങ്ങൾ ആവശ്യമാണ് ഏർ അതുപോലെ തന്നെ ഗന്ധ സന്ദേശങ്ങളെ ഉല്പാദിപ്പിക്കുന്ന ഏർ സംവേദ neuron കൾക്ക് ഉപാജേപരവും ഘടനാപരവുമായ പിൻതാങ് നൽകുന്ന ഏർ sustentacular കോശങ്ങളുടെ ഉപരിതലത്തിലും നശിപ്പിക്കപ്പെടാവുന്ന ഗന്ധ epithelia കലകളെ പുനഃസ്ഥാപിക്കുന്ന basal കോശങ്ങളിലും virus കളെ ഏർ പ്രവേശിപ്പിക്കുന്നതിന് സഹായിക്കുന്ന ഏർ സ്വീകരണങ്ങളെ അഥവാ ഗ്രഹ് ഗ്രാഹികളെ കണ്ടെത്തി എന്നാൽ ഇത്തരം ഗ്രാഹികളെ അഥവാ സ്വീകരണകളെ ഗൻ സന്ദേശമുണ്ടാക്കുന്ന സംവേദ neuron കോശങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്നത് കൗതുകകരമായ വസ്തുതയാണ് അതിനാൽ തന്നെ മൂക്കിനുള്ളിലെ ഗന്ധഗ്രാഹികളെ neuron കാളെയല്ല മറിച്ച് ഇത്തരം സംവേദ കോശങ്ങളെ സഹായിക്കുന്ന ഏർ കോശങ്ങളെയാണ് COVIDNinteen virus ബാധിക്കുന്നത് എന്ന് ഗവേഷണത്തിലൂടെ തെളിഞ്ഞു ഏർ ഇനി നമ്മൾ ഏർ രോഗം എങ്ങനെയാണ് തിരിച്ചറിയാം എന്ന് നമുക്ക് നോക്കാം രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുപ്പത്തിയൊന്നിന് ചൈനയിലെ ഹ്യുബേ പ്രവിശ്യയിലെ വുഹാൻ പട്ടണത്തിൽ നിരവധി പേരിൽ pneumonia രോഗം സ്ഥിരീകരിച്ചു തുടക്കത്തിൽ ഏർ രോഗബാധയുടെ കൃത്രിമ കാരണം ആരിക്കും കണ്ടെത്താൻ ആയില്ല ഏർ രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒമ്പത്തിന് ചൈനയിലെ center for disease control antiprevential പുതിയ ഒരിനം ആണ് ഈ രോഗം പൊട്ടി പ് കാരണമെന്ന് ഏർ വിശദീകരിച്ചു അവിടെ നിന്ന് വിവിധ രാജ്യങ്ങളിലേക്ക് രോഗം അക്രമിച്ചു പിന്നീടത് ലോകം മുഴുവനുമെമ്പാടെയായ് ആഹ് ലോകത്തെ എല്ലാ അഹ് അധികം ഭൂരിഭാഗം ജനങ്ങളിലേക്ക് ഈ രോഗം വ്യാപിക്കുകയാണ് ഉണ്ടായിരുന്നത് വായുവിൽ നിന്നും സമ്പർക്കത്തിൽ നിന്നും അടുത്തിടപഴകിയ എല്ലാവരിലേക്കും ഇത് ആഹ് വ്യാപിക്കുകയാണ് ഉണ്ടായത് ഇത് ഏർ തുടക്കത്തിൽ കുറഞ്ഞെങ്കിലും പിന്നീടത് ഗുരുതരമായി പടരുകയാണ് ചെയ്തത് മഹാമാരി എന്ന് കേക്കുമ്പോ തന്നെ നമുക്ക് ഇപ്പം ആഹ് അന്നത്തെ ഒരു കാലാവ കാലമാണ് ഓർമ വരുന്നത് ഇപ്പോഴും ഇത് പൂർണമായി മാറി എന്നൊന്നും നമുക്കാർക്കും പറയാൻ പറ്റില്ല അഹ് മഹാമാരിയുടെ കാലഘട്ടം നമ്മക്ക് കുറിച്ച് ആർക്കും തന്നെ ഓർക്കാനും കഴിയില്ല അത്രയധികം ഏർ ജനങ്ങൾ നമ്മളെല്ലാവരും വളരെ അധികം ബുദ്ധിമുട്ട് ഏർ അറിയാണ് ചെയ്തത് ഏർ മാത്രമല്ല നമക്ക് വളരെ അധികം ദാരിദ്ര്യവും ഏർ തൊഴിലില്ലായ്മയും എല്ലാം നമ്മൾ അന്ന് അപ്പോ

ഇപ്പൊ ഏർ ഉം കുഴപ്പമില്ല എന്ന് തന്നെ പറയാം ഏർ ഇനി ഇത്പോലത്തൊരു മഹാമാരി നമ്മളെത്തൊട്ട് വരാതിരിക്കട്ടെ എന്ന് ഏർ തന്നെ വേണം നമുക്ക് പ്രാർത്ഥിക്കാനും പറയാനും എല്ലാം നമ്മൾ ഏർ മനുഷ്യന്മാർ ചെയ്തതിൻറെ ഫലമായിരിക്കും എന്ന് തന്നെ വേണം ഏർ പറയാൻ ഏർ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വിഷയത്തെ കുറിച്ച് ഇവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും അടുത്ത വിഷയവുമായി ഞാൻ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും

നമസ്കാരം, ഇന്ന് ഞാൻ പറയാൻ വരുന്ന topic ഇന്ത്യൻ കരസേനയെ കുറിച്ചാണ്. ഇന്ത്യയുടെ ആസ്ഥാനമാണ് ന്യൂഡൽഹി ചരിത്രവും പാരമ്പര്യവുമായ ഇന്ത്യൻ സൈനിക ചരിത്രം British കാർ ഇന്ത്യൻ കരസേന Indian National Army കരസേനാ ദിവസം january പതിനഞ്ച് പടക്കോപ്പുകൾ ഇന്ത്യൻ കരസേനയായ പടക്കോപ്പുകൾ ധാരാളമുണ്ടായിരുന്നു വിഭാഗങ്ങൾ ഇന്ത്യൻ കരസേനയിൽ Regiment കൾ കരസേന മേധാവി പദവികൾ Medal കൾ Medal കൾ ഇന്ത്യയുടെ ഭൂതകാല സൈനിക പ്രവർത്തനങ്ങളുടെ ചുമതലകൾ കരസേന ഇന്ത്യൻ കരസേന പതിനൊന്ന് ലക്ഷത്തിലേറെ സ്ഥിരം, സ്ഥിരം അംഗങ്ങൾ പത്ത് ലക്ഷത്തോളം Reserved അംഗങ്ങൾ ചേർന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ കരസേനയാണ് ഇന്ത്യയുടെ കരസേന. ഒന്നാം സ്ഥാനത്ത് ഇപ്പോഴും ചൈനയാണ് അതിർത്തി കാത്തു പരീക്ഷിക്കുകയും രാജ്യത്തെ സമാധാന പരീക്ഷയ്ക്ക് സുരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും തീവ്ര പ്രദേശങ്ങൾക്കെതിരെ

East India Company കീഴിൽ കരസേന commander in chief ആയിരുന്ന major ലോറൻസ് ആണ് ഇന്ത്യൻ Army യുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കരസേന മേധാവികൾ general sir ബ്രൗട്ട് ലോക്ക്ഹൾട്ട് എന്നായിരുന്നു. commander കൾ ആയിരത്തി എഴുനൂറ്റി അറുപത്തി അഞ്ചിൽ റോബർട്ട് വൈബ് എന്ന indian, ഇന്ത്യയിൽ ആദ്യമായി cantonment കൾ സ്ഥാപിച്ചത്. അവർക്ക് അച്ചടക്കം സൈനിക ജീവിതാന്തരീക്ഷവും പ്രധാനം ചെയ്യുന്ന സൈനിക, AD രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യയിൽ അറുപത്തി രണ്ട് command കൾ ഉണ്ട് രാജ്യത്തെ ഏറ്റവും വലിയ command പഞ്ചാബിലെ ബറ്റിൻഡയിൽ ആണ് കേരളത്തിലെ commandant കണ്ണൂരിലാണ്. indian pak വിഭജനത്തെ തുടർന്ന് നിലവിലുണ്ടായിരുന്ന സേന രണ്ടായി വിഭജിച്ച് അതിൽ ഒരു വിഭാഗം പാക്കിസ്ഥാന് വിട്ടുകൊടുത്തു. സ്വാതന്ത്ര്യം ലഭിച്ചതിനുശേഷം കുറച്ചുകാലത്തോളം കൂടി ഇന്ത്യൻ കരസേന british കാർ തുടർന്നു പോന്നു. എന്നാൽ കുറച്ചു മാമാസങ്ങൾക്ക് ശേഷം british ഭടന്മാരെ തിരിച്ചയച്ചു. ഇന്ത്യൻ കരസേനയിൽ തലവന്മാരായി british കാർ ആയി general general ലോക്ക്ഹൾട്ട്, general ബുച്ചർ എന്നിവർ യഥാക്രമം തുടരുകയുണ്ടായി. ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത്തിൽ January പതിനഞ്ചിന് സർവ്വാധികാരിയായി അ indian ഇന്ത്യക്കാരനായ GeneralKM കരിയപ്പയെ നിയമിക്കുകയും ഇന്ത്യനെ അങ്ങനെ ഇന്ത്യൻ കരസേന പൂ പരിപൂർണ്ണമായി ഭാരതീയമാവുകയും ചെയ്തു അതിൻറെ ഓർമ്മയായി

Territorial Army എന്നീ CE തുടങ്ങിയ പ്രത്യേക വിഭാഗങ്ങളായി തരം തിരിച്ചിട്ടുണ്ട്. കവചിത സേന tank കൾ വൻതോതിൽ ഉള്ള കവചിത വാഹനങ്ങൾ

പീരങ്കികൾ heavy field gun കൾ മോ morchar കൾ missile കൾ വിമാന യുദ്ധ തോക്കുകൾ rocket കൾ എന്നിവ ഉപയോഗിച്ച് ശത്രു നിരക്കിലും bunker കൾ തുറക്കുക bomb ആക്രമണത്തിനുശേഷം ആകാശ യുദ്ധത്തിനായി എത്തുക ശത്രു വിമാനങ്ങളെ വെടിവെച്ചു വീഴ്ത്തുക ശത്രുക്കളോട് യുദ്ധം ചെയ്യുക. വർഷിച്ച് സഹായങ്ങൾ സുരക്ഷിതത്വം നൽകുക സർവ്വോപരി ശത്രുക്കളുടെ മേധാവിതീരം തകർത്ത് അവരുടെ സാങ്കേതിക വിദ്യകളെ ശത്രു വിമാനങ്ങളെ ചിന്നഭിന്നം ആക്കി തുടർന്ന് നിർണായക ജോലികളിലാണ് പീരങ്കികൾ നിർവഹിക്കേണ്ടി വന്നത്. ശത്രുക്കളെ അക്രമിക്കാൻ ഏറ്റവും വികാരമായ ഒരു അക്രമണമായിരുന്നു പീരങ്കി, missile എന്നിവ കൊണ്ടുള്ള അക്രമണം. APJ അബ്ദുൽ കലാം ആണ് ഇന്ത്യയിലെ missile man എന്ന് അറിയപ്പെടുന്നത്.

പെട്ടവർ സാങ്കേതിക പരിശീലനം സിദ്ധിച്ചവർ ആയിരിക്കും യുദ്ധരംഗത്തെ മുന്നറിയി തുടർന്ന് പ്രവർത്തിക്കുന്ന ഒരേ ഘടകമാണിത് പടനീക്കങ്ങൾക്ക് road കൾ bunker കൾ, പാലങ്ങൾ മുതലായവ നിർമ്മിക്കുക ശത്രുക്കളുടെ കുതിച്ചു കയറ്റത്തിന് തട ഇട്ടതിനുശേഷം road കൾ, പാലങ്ങൾ തകർക്കുകയും യുദ്ധഭൂമി രാജ്യാതിർത്തി mine കൾ നിക്ഷേപിക്കുകയും ചെയ്യുക. സ്വന്തം സേന വിഭാഗത്തിൽ മുന്നേറ്റങ്ങൾ തടസ്സം ഉണ്ടാക്കുന്ന ശത്രുസങ്കേതങ്ങൾ miner കൾ മറ്റും നീക്കം ചെയ്തതായി സുരക്ഷിതമാക്കുക. വൈദ്യുതി വിതരണം transformer യന്ത്ര സംബന്ധമായ ജോലികൾ തുടങ്ങിയവ ഭദ്രമാക്കുക എന്നിങ്ങനെ അനവധി ജോലികൾ ഇവർ യുദ്ധകാലങ്ങളിൽ ചെയ്യേണ്ടതുണ്ട്. കൂടാതെ യുദ്ധത്തിന് അല്ലാതെ കാലങ്ങൾ പ്രത്യേക എൻഎൻ engineering പ്രവർത്തനങ്ങളും ഇവർ നടത്തുന്നു. military agency കൾ പ്രത്യേക പരിശീലനം നേടിയവരാണെന്ന് ഈ കാലഘട്ടത്തെ നയിക്കുന്നത്. യുദ്ധമുന്നണിയിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു ഘടകമാണ് സേനവിഭാഗക്കാരുടെ വാർത്താവിനിമയം കൈകാര്യം ചെയ്യുക.

തുടങ്ങിയ നിരവധി സാധനങ്ങൾ വിതരണം ഈ ഭാഗത്ത് നിന്നാണ്. ഇന്ത്യൻ കരസേന navy, airforce തുടങ്ങിയ service കൾ വെടികോപ്പുകളുടെയും, പടക്കോപ്പുകളുടെയും നിർമ്മാണം വസ്ത്രങ്ങൾ മുതലായവയുടെ വിതരണം അറ്റകുറ്റപ്പണികൾ തുടങ്ങിയ ജോലികൾ

വാർത്താവിനിമയ യന്ത്രങ്ങൾ, വൈദ്യുതോപകരണങ്ങൾ, വെടികോപ്പുകൾ, വാഹനങ്ങൾ തുടങ്ങിയവയിൽ സംവരണം പരിശോധന സംസംരക്ഷണം തുടങ്ങിയ മുതലായവ സാങ്കേതിക പ്രവർത്തനങ്ങളിലും പരിപാലനമാണ് ഈ ഭാഗം കൈകാര്യം ചെയ്യുന്നത്. മൃഗസംരക്ഷണ ശാസ്ത്രജ്ഞരിൽ കൃഷി ശാസ്ത്രം തുടങ്ങിയ വിഷയങ്ങളിൽ പ്രതിജ്ഞാനം ആയി indian army ഇടപെടാറുണ്ട് ഇത് സമയത്ത് അവർക്ക് ആവശ്യമായ വെള്ളം വസ്തുക്കൾ എന്നിവയും

ഏറ്റവും മഹാ വ്യക്തികൾ ആയിരിക്കും അവരെ നമ്മൾ എന്നും സ്മരിക്കണം. indian army എല്ലാ ദിവസവും നമ്മളുടെ ആആചരിക്കുന്നുണ്ട് പക്ഷേ indian army ക്കായി നമ്മൾ ഒരു day ഒരു മണിക്കൂറെങ്കിലും കണ്ടെത്താൻ ശ്രമിക്കണം. അവർ മാത്രമേ നമുക്ക് ഭാഗമുള്ളതാണ് സൈനിക പ്രവർത്തനങ്ങൾ ചുമതല സേനമാണ് ഇന്ത്യ നമ്മൾ ഓരോരുത്തരും വീട്ടിൽ കിടന്നുറങ്ങുന്നത് തന്നെ അവരുടെ ഏറ്റവും

ആയിരത്തിതൊള്ളായിരത്തി നാൽപ്പത്തിഒൻപത് january പതിനഞ്ചിന് india ക്കാരായ generalKM കരിയപ്പയെ നിയമിക്കുകയും അങ്ങനെ indian കരസേന പരിപൂർണ്ണമായും ഭാരതീയമാവുകയും ചെയ്തു. അങ്ങനെ ഓർമ്മയ്ക്കായി എല്ലാവർഷവും നമ്മൾ january പതിനഞ്ച് indian കരസേനാ ദിനമായി ആചരിക്കുന്നു. നന്ദി നമസ്കാരം.

special ആയിട്ട് ഒന്നുമില്ല രാവിലെ ഉപ്പുമാവായിരുന്നു നീയെന്താ കഴിച്ച്?

ആരാണ് വീട്ടിൽ പാചകമൊക്കെ? പാചകം ഇടക്ക് ഞാൻ ചെയ്യും അമ്മയ്ക്ക് പണിയുണ്ടെങ്കിൽ അമ്മ പോവും അപ്പൊ ഞാൻ ചെയ്യും. നീ നന്നായിട്ട് cooking ഒക്കെ ചെയ്യോ? അത്ര നന്നായിട്ട് ഒന്നും ചെയ്യൂല എന്നാലും അത്യാവശ്യം ജീവിച്ചു പോകാനുള്ള ഒക്കെ ചെയ്യും. നിനക്ക് എന്തൊക്കെ അറിയാം എന്നാലും നന്നായിട്ട് പാചകം ചെയ്യാൻ ഏതൊക്കെ അറിയാം? എല്ലാര്ക്കും ചോറും കറിയും രാവിലത്തെ ചായക്ക് കടി ഒക്കെ വെക്കാൻ അറിയാം.

നീയെന്തൊക്കെ cook ചെയ്യുന്നത്? ഞാൻ ചായ ഇടും പിന്നെ ചോറ് വെക്കും പിന്നെ എന്താ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കും അങ്ങനെയൊക്കെ. നിന്റെ അമ്മയൊക്കെ നന്നായിട്ട് പാചകം ചെയ്യും അമ്മയ്ക്കൊക്കെ പണ്ടുമുതലേ ചെയ്തുവരുന്നത് കൊണ്ട് നന്നായിട്ട് പാചകം ചെയ്യും അത് തന്നെ നമ്മൾ പുറത്തു എവിടേലും പോയി നിന്നുകഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിക്കുമ്പോൾ അമ്മ cook ചെയ്യുന്നത് കുറെ ദിവസം രണ്ട കറിയൊക്കെ ഉള്ളുവെങ്കിൽ നമ്മൾ അമ്മയിനെ വഴക്ക് ഒക്കെ പറയും വേറെ കറി ഒന്നും ഇല്ലേ എന്ന് ചോദിച്ചു. പക്ഷേ നമ്മൾ വേറെ ഹോസ്റ്റലിലോ അങ്ങനെ എവിടേലും പോയിനിക്കുമ്പോഴായിരിക്കും അമ്മേന്റെ ഫുഡിന്റെ ഒക്കെ വില നമ്മൾ മനസിലാക്കുക അപ്പ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ കൊതിക്കും. അതെ അതെ നമ്മൾ ശരിയാണ് ഞാൻ ഇപ്പൊ ഒരുപാട് ഞാൻ ഇങ്ങനെ തന്നെയാണ്, കാരണം ഇപ്പൊ എന്തെങ്കിലും ഒക്കെ കുറഞ്ഞുപോയാൽ അമ്മയുടെ നേരെ അത് തന്നെ എന്റെ അമ്മേന്റെ അമ്മയൊക്കെ അമ്മയ്ക്ക് പ്രേത്യേകിച്ചു ഒന്നുമില്ലെങ്കിൽ തന്നെ പെട്ടെന്നു മുറ്റത്തോട്ട് ഇറങ്ങി കയ്യിൽ കിട്ടുന്ന എന്താണെന്നു വെച്ച അതെടുത്തു അമ്മയുടെ നാടൻ അവിയൽ പോലെ കാടകാട്ടുകറി വെക്കും അതടിപൊളിയാണ് അതിന്റെ ടേസ്റ്റ് ഒക്കെ.